അത് പോലെത്തന്നെ നമ്മള് ഈ ഏ stipentexperiencecertificateISOcertification ഈ ഒരു placementmemebership hundred percetage placement assisstance ഈ total package ന് affordable ആയിട്ടുള്ള ഒരു payment ലാണ് നമ്മള് കൊടുക്കുന്നേ മൂവായിരത്തിഅഞ്ഞൂറ് രൂപ മാത്രമേ ഈ ഒരു compleate package ന് വരുന്നുള്ളു വേറെ extra നിങ്ങള placement ന്റെ സമയത്തോ അങ്ങനെ ഒന്നും വേറെ payment ഓ കാര്യങ്ങളോ നമ്മള് വേടിക്കിന്നില്ല okay okay

പേര് സ്നേഹ okay okay സ്നേഹയുടെ whatsappnumber ആണോ ഇത്

okay ഞാൻ എന്തയാലും സ്നേഹക്ക് details ഒക്ക whatsappshare ചെയ്യ എന്തെങ്കിലും further doubts ഓ കാര്യങ്ങളൊക്കെ ഇണ്ടെങ്കില് വാട്സപ്പ് through അല്ലെങ്കില് ഈ number ല് contact ചെയ്തോ ചോയ്ച്ച മതിട്ടോ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

Hello എടാ നേരത്തെ അറിയാതെ കട്ട് ആയി പോയതാ ഇതെന്താ pubg ന്റെ എന്താ ഹോസ്പിറ്റൽ ഞാൻ ഈ കിടന്നപ്പഴേ എനിക്ക് കൈ ഇങ്ങനെ തരിച്ചു കയറുകയാണ്.

അഹ് അഹ് പിന്നെ കിട്ടീലെ? പിന്നെ കീട്ടിട്ടില്ല ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് പിന്നെ എന്റെ phone എന്റെ കയ്യിൽ കിട്ടണത്. എടാ ഇത് കളിച്ചില്ലെങ്കിൽ പ്രാന്താടാ. എനിക്ക് ഒരു ദിവസം പോലും കളിച്ചില്ലെങ്കിൽ എന്തൊരു ഇതാണെന്ന് അറിയോ അഹ് addict ആയോ? addict ഒന്നുമല്ല എന്നാലും ആഹ് time പോണെങ്കിൽ ഇതൊക്കെ കളിച്ചിരിക്കണ്

ഇതു കളിച്ച time പോണത് അറിയില്ലേ

പിന്നെ ഇത് ഒരു ദിവസം പോലും കളിച്ചില്ലെങ്കിൽ

എന്തായി?

ആഹ് അപ്പൊ അതൊക്കെയെതാണ്? അതിപ്പയേതാ മറ്റേ എന്തോ

ആഹ് അത് അടിപൊളിയാകുമല്ലോ?

അങ്ങനൊക്കെയാണ് സംഭവങ്ങൾ spider ന്റെ അടിപൊളിയാണ് അത് നമ്മൾ പറയണത് അതിൽ upgrading ഒക്കെ ഉണ്ട്. ആഹ് അനക്കിപ്പോ ഏതൊക്കെ മറ്റേ upgrading ഒക്കെ ഉണ്ട് മറ്റേ glacier ഉം പിന്നെ glacier, m two four പിന്നെ മറ്റേ akm ആഹ് അത്രേം gun ഉണ്ടല്ലേ?

enemies ഒക്കെ പേടിക്കണം ഓഹ് അത് ശരിയാ പൊചിങ്കി ഞാനും ഒരു ദിവസം ഇങ്ങനെ എന്താ ഇരുന്ന് കളിക്കേണ്

കളിച്ചപ്പോ നമ്മുടെയിൽ എന്താ mic ഓണാണെല്ലോ

ഞാൻ അതിനെ അടിച്ചു കഴിഞ്ഞു ഇങ്ങനെ ചെന്നപ്പോ ഒരുത്തൻ എന്റെ മേലെകൂടി ഇങ്ങനെ ഓടാനെണ്

അപ്പൊ ഓൻ മനസിലായി ഇത് എന്റെ kill message ആണെന്ന് കാരണമെന്തെന്ന് വെച്ച ഓന്റെ അടുത്തുനിന്ന് ഞാൻ രണ്ടു enemy നെ കൊന്നു കഴിഞ്ഞപ്പോ ഈ kill message ഇങ്ങനെ കണ്ടപ്പോൾ ഓൻ മനസിലായിക്കാണും നമ്മൾ വലിയ ആരോ ആണെന്ന്

ഞാൻ എന്നിട്ട് ഒളിച്ചു നിന്ന് ഒളിച്ചപ്പോ ഇവൻ ഓടണ് ഞാൻ അവന്റെ പുറകെ ഓടി നല്ല player ആണെന്ന് കരീതിയിട്ടുണ്ടാവും ആഹ് പുറകെ ഓടിട്ട് ഞാൻ ഒളിച്ചു നിന്ന് ഓനെ ഞാൻ വട്ടം ചുറ്റിപ്പിച്ചു hello, hello, bro എന്നൊക്കെ പറഞ്ഞിട്ട്

ആഹ്

എനിക്ക് മനസിലായി ഓൻ നമ്മളെ ഇതാക്കിയതാണെന്ന് ആഹ് അന്നിട്ട് എന്റെയൊപ്പം തന്നെ നിന്ന് എന്താ ഞാൻ രണ്ടു മൂന്ന് ഒക്കെ എടുത്തപ്പോൾ ഒക്കെ എന്റെയൊപ്പം ചെക്കൻ നിൽക്കുന്നുണ്ട് ഓൻ അടിക്കണ് ഒന്നും ഇല്ല

solo ആണോ കളിച്ചത്? മറ്റേ duo duo

duo കളിച്ചപ്പോഴാണ് എന്റെഎന്റെയൊപ്പം ഒരു ചങ്ങായി ഉണ്ടായിരുന്നു ഓൻ ചത്ത് ഓൻ ഇറങ്ങിയപ്പോ തന്നെ ചത്തു ഓൻ വേറെവിടെയോ പോയി ഇറങ്ങി

ഞാൻ അങ്ങനെ survive ചെയ്തു കളിച്ചപ്പോഴാണ് ഇവനെ കിട്ടിയത് കഴിഞ്ഞു last ഒരു ചങ്ങായി ഉണ്ടായിരുന്നു.

എടാ ഈ ചങ്ങായി അതിന്റെ ഇടയിൽ ഓനെ കൊല്ലാൻ വേണ്ടി ഇടയിൽ കേറി അതുശേരി അത് മോശമായില്ലേ?

എനിക്ക് പറ്റിയ fault എന്തെന്ന് വെച്ച രണ്ടു പേരും കേറിയപ്പോ ഇവർ തമ്മിൽ കാണുമ്പോൾ നമ്മൾ ഇപ്പൊ ഇവൻ ഏതാണെന്ന് നമ്മൾ ഇപ്പൊ എങ്ങനെയാ തിരിച്ചറിയുക? ആഹ് അത് ശരിയാ ഒന്നും മനസിലാവൂല മനസിലാവൂല രണ്ട പേരും വേറെ വേറെ ഡ്രസ്സ് അല്ലെ ഞാൻ ഇവന്റെ ഡ്രസ്സിന്റെ ഇതും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും full കലപില ഞാൻ നേരെ ഒന്നും നോക്കീല ഞാൻ മറ്റേ m four എടുത്ത് രണ്ടു അടി അടിച്ചു

എത്ര kill എടുത്തു ആ കളിയിൽ?

ഒൻപത് kill എടുത്തോ?

ഞാൻ സ്‌ക്വാഡിൽ better

സ്‌ക്വാഡ് കളിക്കുമ്പോഴല്ലേ ഞാൻ സ്‌ക്വാഡിലെ rank push ചെയ്തിട്ടുളളു ഞാൻ വെറുതെ ഇരുന്ന് കളിക്കുകയാണെങ്കിൽ duo

ആഹ് ആരുമില്ലെങ്കിൽ ചെക്കന്മാർ ആരെങ്കിലുമുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ duo, solo എടുത്ത് ഇങ്ങനെ കളിക്കും. ഞാൻ പിന്നെ കൂടുതൽ ഞാൻ കളിക്കൽ tdm ആണ്

ഹും എനിക്ക്

അതൊക്കെ ഒരു covering ആണ് നമ്മൾ മറ്റത്തു കളിക്കുമ്പോ ഈ മരങ്ങളും മറ്റേ കുന്നും മലയും ഒക്കെ ഓരോ covering ആണ് അത് ആണ് ഞമ്മക്ക് അത് പെട്ടെന്നു കാണുമ്പോൾ മനസിലാവൂല പക്ഷെ നമുക്ക് കളിയിൽ അത് നല്ലൊരുയിതാണ് അതെ നമ്മൾ ചിലഭാഗത്ത് എത്തുമ്പോൾ പാറകളും അതിന്റെയടുത്ത് എന്താ മരങ്ങൾ ഒക്കെയില്ലേ അതൊക്കെ നമക്ക് cover ചെയ്യാൻ വേണ്ടി തരുന്നയാണ് ഈ പാറകളും കാര്യങ്ങളും ഒക്കെ

അങ്ങനെ അടിച്ച മതി ഞാൻ എനിക്ക് ഈ peak ചെയ്തു നമ്മൾ ഒറ്റ അടി അടിക്കൂലേ?

നമ്മൾ ഈ scope ആ ടൈമിൽ തന്നെ തന്നെ അടിച്ചു വീഴ്ത്തലാണ് എനിക്ക് അങ്ങനെ aim ആയതു കളിച്ചിട്ടാണ്. ആഹ് അതാണ് tdm കളിച്ച നല്ല അടിപൊളിയായിട്ട് കളിക്കാം. ഞാൻ tdm ഇൽ center പോയിട്ട് ആഹ് എന്താ tanker ഇൽ side ഇങ്ങനെ നിക്കും വരുന്നവരെ scope ചെയ്തു അപ്പൊത്തന്നെ അങ്ങനെ തന്നെ അടിച്ചു വീഴ്ത്തും അങ്ങനെയാ aim ആയതു

കളിക്കാൻ കേറുമ്പോൾ രണ്ടു tdm കളിച്ചിട്ട് ഒന്ന് കളിച്ചുനോക്ക് ഞാൻ ഇടക്ക് അങ്ങനെ

ആഹ് അപ്പൊ നമുക്ക് ഒന്ന് കയ്യൊക്കെ ഒന്ന് വഴങ്ങി കിട്ടും.

നമ്മൾ ഇപ്പൊ ഇപ്പ ഞാൻ രണ്ടു ദിവസം കളിച്ചില്ലെങ്കിൽ നമ്മുക്ക് പിന്നെ കളിക്കുമ്പോഴ് ഒരു കയ്യിനൊരു ഇതായി

അതാണ് അതിന്റെ power എടാ ഈ പബ്‌ജിക്കാർ എല്ലാം അറിഞ്ഞു കൂട്ടിയിട്ടോ എല്ലാം പിന്നെ ഓരേ സമ്മതിക്കണം അല്ലെ? ഇജ്ജ് ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടേ ആദ്യം കമ്പ്യൂട്ടറിൽ ഇറങ്ങിയ game ആണ്

mobile അങ്ങട് ഇറങ്ങിയപ്പോ ഉണ്ടല്ലോ

അതാണ് ഉം എത്ര പേരാ ആദ്യം ഈ പബ്‌ജി മൊബൈലിൽ ഇറങ്ങിയിട്ട് എത്ര players ആയിരുന്നു എന്നറിയോ അതാണ് അന്ന് കളിക്കാൻ ഇഷ്ടംപോലെ ആൾകാർ പിന്നെ അനക്ക് ഓര്മയുണ്ടാവും അന്നൊക്കെ ചിക്കൻ അടിക്കാൻ എത്ര വിരകി എന്നറിയോ lastserver നമ്മൾ asia server മാറ്റി കൊറിയൻ ഒക്കെ പിടിച്ചിട്ടാണ് നമ്മള് ഇരുന്നു കളിക്കുന്നത് ആഹ് അത് ശരിയാണല്ലേ അന്നൊക്കെ server മാറ്റാൻ പറ്റും അടിപൊളിയായിരുന്നു. അന്നൊക്കെ server മാറ്റാം പക്ഷെ ഇപ്പൊ പറ്റൂല മോനെ ഇപ്പൊ നമ്മൾ bgmi കളിക്കുക ആണെങ്കിൽ indian serveril ഇൽ തന്നെ ആഹ് ആകെ ഒറ്റ server ഉണ്ട് പക്ഷെ ഏഷ്യയിൽ നമ്മൾ കളിക്കുമ്പോൾ നല്ല റേഞ്ച് ഉണ്ടാവും പക്ഷെ അതിലും പക്കയാനെറ്റോ നമ്മുടെ ഇന്ത്യയിലത്തെ ഇന്ത്യത്തിലെ അല്ലെ അത് ഒന്നുകൂടി server നമ്മുടെ അടുത്തേക്ക് വരുകയല്ലേ ആഹ് മറ്റേ കൊറിയൻ ഒക്കെ കളിക്കുമ്പോൾ എനിക്കെത്രയാ മുന്നൂറ്റി നാനൂറ്റി ms ലാണ് ഞാൻ കളിക്കുന്നത് ഈ കൊറിയനിൽ ഒക്കെ വെച്ച് കളിക്കുമ്പോൾ

ഏഷ്യ വെക്കുമ്പോ പിന്നെ കുറച്ചു ഇത് കിട്ടുന്നുണ്ട് ഒരു നൂറ്റി something കിട്ടുന്നുണ്ട് ഇന്ത്യയിൽ അങ്ങ് വെച്ചപ്പോൾ ഉണ്ടല്ലോ